അഹ് മനസ്സിലായി എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ വീട്ടിലൊക്കെ എന്താ വർത്തമാനം നല്ല വർത്തമാനം സുഖം. അഹ് ഓക്കേ ഓക്കേ എന്താ

ആഹ് ഇവിടെയൊക്കെ എന്നാ സുഖം തന്നെ. നശ്വല നല്ല ഫുഡ് പ്രേമിയാണല്ലേ?

അയ് ശരിയാണ് ഫുഡ് അതുപോലെ കളി ഇതാണ് മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമല്ലേ? അതെ അതെ അതു വിട്ട് വേറൊരു പരിപാടിയില്ല.

നശ്വലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ?

ബിരിയാണി. ബിരിയാണി എന്നാ ഇഷ്ടപ്പെടാൻ കാരണം. ബിരിയാണി ഇഷ്ടപ്പെടാൻ കാരണം

അഹ് എന്നാ ബിരിയാണി തന്നെ എന്താ പല ഇത് ഉണ്ടല്ലോ കോയിയുണ്ട് ബീഫുണ്ട്, ആടുണ്ട് അങ്ങനെ പല രീതിലുണ്ട്.

അതെ കോഴിബിരിയാണി അല്ലെ നശ്വല അഹ് എന്ത് ബിരിയാണി ഉണ്ടാകാറുണ്ടോ? പിന്നെയില്ലാ ഞാൻ ഉണ്ടാക്കി ഉള്ളതൊന്നും ഇല്ല എന്നാ ഒന്ന് ഒന്നു ശ്രമിച്ചു കൂടെ ഇത്ര വല്യ ഭക്ഷണ പ്രേമി ഒക്കെയായിട്ട് അല്ലേ?

പക്ഷേ ഏഹ്

കൊഴുമ്പോ കിടത്തിയിട്ടില്ല. മുട്ട ബിരിയാണി ഉണ്ടാക്കിയിരുന്നു.

ആഹ് അതിനുപരിയായിട്ട് ഏഹ് എന്താ

അഹ് ബിരിയാണി ഇഷ്ടാണ്. ബിരിയാണി ആർക്കാ ഇഷ്ടിലായിരിക്കാ.

അഹ് അപ്പോ ഈ ഈ സമയത്ത് ഇപ്പം ഈയൊരു ഒരു ഒരു അഞ്ചാറു വർഷമായിട്ട് ഇപ്പം ഒരുപാട് അറേബ്യൻ ഫുഡ് ഭക്ഷണങ്ങളൊക്കെ ന നമ്മുടെ നാട്ടിക്ക് എത്തിയിട്ടുണ്ടല്ലേ അപ്പൊ അഹ്

അഹ് നശ്വലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാ അഹ്

അൽഫാമ അൽഫാമ അതുപോലെതന്നെയൊരു അറേബ്യൻ ഫുഡ് ആണല്ലേ.

പിന്നെ അറേബ്യൻ ഫുഡ് എല്ലാർക്കും ബ്രോസ്റ്റ് ഇഷ്ടില്ലാത്ത ഫുഡ് ഒന്നുമില്ല എല്ലാം ഇഷ്ട

ഞാൻ തിന്നുലാ ഇങ്ങനത്തെ കടിക്കാത്ത ബാക്കിയൊക്കെ ഞാൻ തിന്നും

ആ പേരിനെ പോലെതന്നെ വമ്പൻ കൈപ്പാണല്ലേ. വെറുതെന്തിനാ കഴിച്ചിട്ട് വെറുതെ തിന്നണെ പിന്നെ പിന്നെ പിന്നെ മനസ്സിലാകാത്തെ വേറൊരു കാര്യണ്ട് കൈപ്പൊക്കെ കുറേയധികം പോഷകാഹാരമാണ്.

കോളേജിൽ നിന്നു തന്നെ നമ്മള് കാഴ്ചപ്പ ആണ് എല്ലാത്തിന്നും വളരെയധികം

ഉപകാരപ്രദമായ ഒരു ഭക്ഷണാണ് എന്ത് കൈപ്പക്ക എന്നുള്ളത്.

ആയാണോ അതോ ഇങ്ങനെ

കണ്ട്രോള് ചെയ്യണം എന്ന് വെച്ചാല് നമ്മള് പരിമിതപ്പെടുത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കി ആ അതിലിങ്ങനെ പോകും.

അതല്ലെങ്കി ബിരിയാണിക്കൊന്നും പിന്നെ യാതൊരു പരിമിതികളൊന്നുമില്ലാ സാധാ നമ്മളെ ഡെയിലി തിന്നണ ചോറൊക്കെ ആണെങ്കി

ആഹ് വീട്ടിലിപ്പോ നശ്വല എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്.

മ് ഞാന് അങ്ങനെ ചോറ് ഐറ്റംസ് ഉണ്ടാക്കിണില്ല.

അതിലെ ആഹ് തൻറെ ഏറ്റവും കൂടുതൽ എന്താ ഫേവറേറ്റ് ഏതാ.

ആഹ് കോഴിക്കോടൻ അഹ് അഹ്

പ്രധാനപ്പെട്ട വിഷയം ആഹ് അത് ഞാൻ ഉണ്ടാക്കിയുള്ളൂ ഭയങ്കര ഇഷ്ട ഇവിടെ എല്ലാർക്കും ഇഷ്ട അത്

വീട്ടില് ഉമ്മ, ഉപ്പ, രണ്ട് അനിയത്തി, ഞാന് ആഹ് ആണോ അപ്പോ എല്ലാർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടാക്കാറുണ്ടല്ലേ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്.

അപ്പോൾ എല്ലാർക്കും ഇഷ്ടാണ്.

വേറെ എന്തുണ്ട് എന്താണ് നശ്വലക്കു പറയാനുള്ളത് ഫുഡിനെ കുറിച്ചിട്ടുള് അഹ് പറ്റിയും എന്തെങ്കിലും നിർദ്ദേശം എന്തേലും പറയാനുണ്ടോ? നിർദ്ദേശങ്ങളെന്നു വെച്ചിട്ടുണ്ടെങ്കി നമ്മള് ഇന്നത്തെ തലമുറ വെച്ചിട്ടുണ്ടെങ്കി ഭക്ഷണം നല്ല പാഴാക്കണ കൂട്ടത്തിലാ നനെക്ക് തോന്നിയിട്ടുണ്ട് ആഹ് അതെ അതെ അത് ഈ പ്രായത്തിൽ തന്നെ ഞാൻ അങ്ങോട്ടു വിളിക്കുണുട്ടോ